പിന്നെന്താ വിശേഷങ്ങളൊക്കെ ഓ ഇവിടെ വിശേഷന്ത വെള്ളിയാഴ്ച്ച ആയതോണ്ട് അത്യാവശ്യം സുഖണ് പള്ളിയെല്ലാം കഴിഞ് ഫുഡെല്ലാം കഴിച്ട്ട് ങ്ങനെ കെടക്കാൻ വേണ്ടി എർ എറങ്ങാണ്

ആ ഞാ നാട്ടിലെനെ ള്ളത് നീയോ കോളേജിലാ

അങ്ങനെ ആ പരീക്ഷ എല്ലാ ആയിലെ ഓഗസ്ററ് എന്താ വിശേഷങ്ങളോക്കെ നാട്ടില് ഓ സുഗായിരിക്കുന്നു ഫുട്ബോൾ അങ്ങനെയുള്ള കളികള് വന്നതോണ്ട് ഒരാഴ്ച മുമ്പ് നമ്മളെ ആ പെരുവാടി ണ്ടാരുന്നു അറിഞ്ഞിരുന്ന ആ ഇപ്പൊ ലോക കപ്പിന്റെ ടൈം ആണല്ലോ

നമ്മളെ ഗാനം ഇല്ലേ കാസർകോടിന്റെ തനതായ എന്താറയ ഒരു നിർത്തരൂപം നല്ലേ പറയാ

പ്രതേക പരുപാടി ആണ് ഗാനം എന്നുള്ളത് അത് ണ്ടായിരുന്ന് അതിനോട് അനുബന്ധിച് ന്ത് കായിക മത്സരത്തിന്റെ ഒക്കെ ഒരു ഐറ്റം ഉള്ള കബഡി മത്സരം ണ്ടായിരുന്നു മത്സര ഇത് ഇപ്പൊ മൊത്തം പറയണേൽ ഇന്ത്യയിൽ ഒന്ന് രണ്ട് നടക്കണ്ട് ഒഴിഗേ പിന്നെ കേരളത്തില് കൊറവാണ് കാസർകോടേ നടക്കാറുള്ളു കൂടുതല്

ആ കാണാറുണ്ട് ഞാന് ഏ സുഹൃത്തുക്കളൊക്കെ പറയ കൊറച്ചു രണ്ടു മൂന്ന് സുഹൃത്തുക്കള് അങ്ങോട്ട് കാസർകോട് ആ ഭാഗത്ത് ഉണ്ട്

മ് അവര് പറയാറുണ്ട് അവരു ങ്ങനെ നമ്മളോട് പറീലെ മ്മൾ കബഡില് മ്മ കൊറച്ചു നല്ല അറിയ പോലൊക്കെ മ് മ് അതെന്നെ കബഡി യക്ഷ ഗാനം അങ്ങനത്തെ കാര്യങ്ങളെല്ലൊം ഉണ്ട് കാസർകോട് അതായത് ക്രിക്കറ്റിനെകാളും ഫുട്ബോൾ നെ കാളിലും സ്നേഹിക്കുന്ന ണ്ട് കബഡി യക്ഷ ഗാനം മ്

മലപ്പുറം പോലെ ഒര് ഫുട്ബോളിലും ക്രിക്കറ്റ് ലും മാത്രം ഒര് ഫുട്ബോളും ക്രിക്കറ്റും ണ്ടാവും പൊറമെ ഇത് ആഘോഷങ്ങൾ

അങ്ങനെ പറയല്ലോ കഥകളി അതുമായി ബന്ധപ്പെട്ട ആ എന്താ ഈ തെയ്യങ്ങളെ പോലെ തെയ്യത്തിന്റെ അതുമായി ബന്ധപ്പെട്ട മ് അതുപ്പോ സ്കൂൾ കലോത്സവങ്ങളിൽ ഒക്കെ ണ്ടവലില്ലേ സ്കൂൾ കലോത്സവങ്ങളിൽ ണ്ടവ അത് അപൂർവണ് അതായത് കാര്യായിട്ട്ള്ള പരിഗണന അതിന് നൽകാറില്ല പൊതുവെ

ആ എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പ്രവിശ്യല്ല ഒര് രണ്ട് മൂന്ന് വര്ഷം മുമ്പത്തൊര് തോന്ന ണ്ട് അങ്ങനെ പരുവാടിന്റെ ഇനായിട്ട് കലോത്സവത്തിന്റെ ഇനായിട്ട് ഇ ഒരു പെരുവാടി ചേർക്കത്തതിന്റെ വിഷയത്തില് ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്

അതായത് അസ്തമിച്ചോണ്ടിരിക്കണ് അതായത് വിഷയത്തി പ്രാധാന്യം നല്കുനില്ലല്ലോ

പ്രാധാന്യം നൽകുന്നില്ല അതാണ് വിഷയം പിന്നെ ഇത് മാത്രല്ല പിന്നെ പൊതുവെ കാസർകോടിന്റെ വിശേഷം ചോയ്ച്ചതല്ലേ നീ ഞമ്മളെന്താ കല്യാണത്തെ കുറിച് പറയണങ്ങി കാസർകോട്ട് ത്തെ

ഒരു ങ്ങനെ പറയ കാസർകോട്ട്ത്തെ വിശേഷം ന്നുള്ള നെല്കല്ല കാസർകോടിന്റെ ഒരു പതിവായി മാറീട്ട്ണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ കാലം കഴിഞ്ഞു കൊറോണ കാലം കഴിഞ്ഞു അയ്‌നുശേഷം

കൊറോണ കാസർകോടിന്റെ കല്യാണ വിശേഷങ്ങളും പൊതുവെ വ്യത്യസ്തണ് ബാക്കി ഉള്ള നാടുകളൊക്കെ കൊറേ ഫോണിൽ വീഡിയോ ഒക്കെ കാണാറ് ണ്ട് ങ്ങനെ

ഒന്നാമത് ഭക്ഷണ പ്രേമികളാണ് കാസര്കോട്ട്കാർ സാധാരണ രണ്ട് ദിവസണ് ഒരു കല്യാണം നീണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോ എന്താണ് മഞ്ഞ കല്യാണം പച്ച കല്യാണം മൈലാഞ്ചി കല്യാണം

അതെന്നെ അഞ്ചാർ ദിവസത്തെ നിങ്ങളെ മാരി ഉത്സവം പോലെണ് ഓരോ കല്യാണം നടക്കാറുള്ളത് ചുരുക്കി പറഞ്ഞ ഒരു നാട് വ്യത്യസ്ത വിശേഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ് ലെ നാടാണ് കാരണം അത് കേരളം ആണ് കേരളവുമ്പോ എന്താണ് ഒറ്റ മത ക്കാരല്ല താമസിക്കണേ മതള്ളോരും ഇല്ലതോരും എന്താ മുസ്ലിം കളാകട്ടെ കൃസ്ത്യാനി എല്ലാരും ആകട്ടെ എല്ലാരും താമസിക്കണ്ട് വ്യത്യസ്തയ ആചാരങ്ങള്ണ്ട്

കാസർകോട് ആണെങ്കി പിന്നെ ഒരു പ്രേതെകത പറയാണങ്കിൽ ഒര് നമ്മളൊരു അഹങ്കാരം ന്നാ അതിന് പറയ

ആ അതെ അതെ ഞൻ ഇപ്പോ പറയാൻ വിചാരിച്ചെണ് കർത്ത ഭാഷ സാങ്ക ഭൂമി ന്നല്ലേ അറിയപെടണേ ഇതൊന്നും ഇല്ലെങ്കിലേ അത്ഭുതൊള്ളൂ

കർണാടകീന്നുള്ള അതിർത്തി പങ്കിടുന്നതോണ്ട് കന്നഡ തുളു തൊടങ്ങിയ ഏഴ് ഭാഷ കൾ കൈകാര്യം ചെയ്യുന്ന പലരും കാസർകോട് ണ്ട്

അപ്പൊ ഈ ഒരു ഭാഷീം അനുസരിച് യോജിച്ചിട്ടുള്ളതിനാൽ പരിപാടികൾ ആഘോഷങ്ങൾ ണ്ടാവും ലെ ഉറപ്പായിട്ടും ണ്ടാവർണ്ട് ഏത് വരെ പറഞ്ഞാല് കഴിഞ്ഞ വര്ഷഹത്തെ എം ൽ എ തെരഞ്ഞെടപ് ണ്ടാരുന്നല്ലോ ആ എം എൽ എ തെരഞ്ഞെടുപ്പില് നമ്മുടെ ഒരു പ്രതിനിതീടെ എന്താ പറയാ പ്രധാനപ്പെട്ട വാദം അല്ലെങ്കി എന്ത് അതേഹത്തിന്റെ

പ്രധാനപ്പെട്ട ഒരു ആശയായിട്ട് ണ്ടന്നത് നമുടെ കാസർകോട് ജില്ലയിലെ തുളു തുളു സംസാരിക്കുന്ന സ്ഥാപനം തന്നെ കൊണ്ട് വെരും ആ രീതീല് സംസാരം ണ്ടന്നു

അതെന്നെ അത് സംരക്ഷികേണ്ടത് നമ്മടെ കടമേണ് ആ രീതീലാണ് കൊണ്ട് പോകുനുള്ളത് അപ്പൊ നിങ്ങളെ ആ ഭാഗത്തില് എങ്ങനെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം പറീമ്പോ പൊതുവായിട്ടുള്ള പെരുവാടി പ്രതേഗിച്ചിട്ടുള്ള ഒരു പെരുവടീം വിശേഷ പെരുവടികൾ പോലും പൊതുവായി നമ്മൾ കാണുന്ന കേരളത്തിൽ കാണുന്ന അങ്ങനെ ഒള്ളു

നമ്മക്കായിട്ട് സ്വന്തായിട്ട് ന്ന് പറയാനുള്ളത് ഇങ്ങളെ പോലെ യക്ഷ ഗാനം നെല്ലാം പറഞ്ഞ പോലെ അങ്ങനെ ഉള്ളതെല്ലാം കൊറവാണ്

എന്ന ശെരി ഡാ ഇനീം കാണാം